വിദ്യാഭ്യാസം കഴിഞ്ഞു ഇന്ത്യയിലേക്കു തിരിച്ചു വന്ന നെഹ്‌റു അല്ലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി ഉദ്യോഗം ആരംഭിച്ചു. ഇക്കാലയളവിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടും താല്പര്യം ഉണ്ടായിരുന്നു.

തന്റെ മാർഗദർശി കൂടിയായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അനുചനത്തോടെയും മൗനം സമ്മദത്തോടെയും നെഹ്‌റു congress ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യ നേതാവായി മാറി. ബ്രിട്ടണിൽ നിന്നും ഇന്ത്യക്ക് പൂർണ സ്വാതന്ത്ര്യം വേണമെന്ന് ജവഹർലാൽ ഉറക്കെ പ്രഖ്യാപിച്ചു ഇടതുപക്ഷപരമായ congress ന്റെ നയങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ indian രാഷ്‌ട്രീയത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് congress ഉം അതിന്റെ തലവനായിരുന്ന ജവഹർലാൽ നെഹ്റുവുമായിരുന്നു മതനിരപക്ഷയായ ഒരു ഭാരതം എന്ന നെഹ്‌റുവിന്റെ ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ provincial തിരഞ്ഞെടുപ്പ് തൂത്തു വാരിയപ്പോൾ ഏതാണ്ട് തെളിയിക്കപ്പെട്ടിരുന്നു മുസ്ലിം league തിരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയമായിരുന്നു. എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ടിലെ quit ഇന്ത്യ മുന്നേറ്റം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ ആകെ തകിടം മറിച്ചു british കാർ congress ന്റെ ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ നിന്ന് തകർത്തു കളഞ്ഞിരുന്നു.

കൈകൊണ്ടു എങ്കിലും jail ഇലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. ഒരു നീണ്ട കാലത്തെ jail വാസത്തിനു ശേഷം തികച്ചും പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കാണ് നെഹ്‌റു മടങ്ങി വന്നത്. മുസ്ലിം league ഉം അതിന്റെ നേതാവ് നെഹ്‌റു വെറുത്തു തുടങ്ങിയിരുന്നു. മുഹമ്മദ് ആലാ മുഹമ്മദ് അലി ജിന്നയും അപ്പോഴേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി ആയി മാറി.

ഇന്ത്യയുടെ ആദ്യ പ്രധാന മന്ത്രിയായി നെഹ്‌റുവിനെ congress തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. ഗാന്ധി തന്റെ ഏർ രാഷ്ട്രീയ പിൻഗാമിയായും നെഹ്‌റുവിനെ കണ്ടു തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തൊന്നിലെ തന്നെ നേത്രത്വത്തിന്റെ വിശേഷ തീരുമാനമായിരുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭാവി ഇന്ത്യയെ കുറിച്ചുള്ള സ്വപ്നങ്ങളെ യഥാർത്ഥമാക്കി തീർക്കാനുള്ള ഒരു പദ്ധതി നെഹ്‌റു ആവിഷ്കരിച്ചു സാമൂഹിക സാമ്പത്തിക രഷ്ട്രീയ രംഗത്ത് നവീകരണ പദ്ധതികൾ നെഹ്‌റു നടപ്പിലാക്കുകയുണ്ടായി നെഹ്‌റുവിന്റെ നേരത്ര കാലത്ത് ഒരു വൻ രാഷ്ട്രീയ party ക്കായി മാറി അദ്ദേഹത്തിന് നേതൃത്ത്വം തുടർച്ചയായി മൂന്ന് പൊതുതെരഞ്ഞെടുപ്പുകളിൽ congress വിജയം കൈവരിച്ചു ലോകോത്തര വിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി english ഭാഷയുടെ വ്യാപകമായ പ്രചാരം എന്നിവയിലെല്ലാം നെഹ്‌റുവിന്റെ ദീർഘവീക്ഷണം പ്രത്യക്ഷമായും പരോക്ഷമായും കാണാവുന്നതാണ് colony വാഴ്ചയിൽ നിന്നും ഇന്ത്യക്കൊപ്പം മോചിതമായ മറ്റു പല രാജ്യങ്ങളും സ്വേച്ചാതിപത്ഥ്യത്തിന്റെ

അല്ലഹബാദില് കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്‌റുവിന്റെയും ഭാര്യ സ്വരൂപ് റാണി തുസുവിന്റെയും മകനായി ജവഹർലാൽ ജനിച്ചത് പിതാവ് പിതാവ് മോത്തിലാൽ നെഹ്‌റു സ്വന്തന്ത്ര സമര കാലഘട്ടത്തിൽ congress ഇന്റെ president ആയിരുന്നിട്ടാണ്. ജവഹറിന്റെ അമ്മ മോത്തിലാലിന്റെ രണ്ടാം ഭാര്യ ആയിരുന്നു ആദ്യ ഭാര്യയുടെ മരണ ശേഷമാണ് മോത്തിലാൽ സ്വരൂപ് റാണിയെ വിവാഹം ചെയ്തത്. ഇവർക്ക് ജനിയ മു ജനിച്ച മൂന്ന് മക്കളിൽ മുതിർന്ന ആളായിരുന്നു ജവഹർ. നെഹ്‌റുവിന്റെ സഹോദരിമാരിൽ മാരിലൊരാൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് പിന്നീട് ഐക്യ രാഷ്ട്ര സഭയുടെ general assembly യുടെ ആദ്യത്തെ വനിതാ president എന്ന ബഹുമതി കുട ബഹുമതിക്കുടമയായി രണ്ടാമത്തെ സഹോദരി കൃഷ്ണ ഹുത്തീസിങ് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയുമായി മാറി അമൂല്യ രത്‌നം എന്നാണ് ജവഹർ എന്ന അറബി വാക്കിന്റെ അർഥം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

രാജ് കൗൾ എന്ന വ്യക്തിയാണ് പിന്നീട് പേരിനൊപ്പം നെഹ്‌റു എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത് സമ്പത്തിന്റെ നടുവിലായിരുന്ന ജവഹറിന്റെ ബാല്യം സംഭവ ബഹുലമില്ലാത്ത കുട്ടിക്കാലം എന്നാണ് നെഹ്‌റു തന്റെ ബാല്യത്തെ കുറിച് വിശേഷിക്കപ്പെ ക്കാറുണ്ടായിരുന്നത് മോത്തിലാൽ തന്റെ മക്കൾക്കു നല്ല വിദ്യാസ ഭ്യാസം നൽകുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. അധ്യാപകനെ വീട്ടിൽ വരുത്തിയാണ് തന്റെ മക്കളെ മോത്തിലാൽ വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത്.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 തന്നെ ഏറെ സ്വാധീനിച്ച ഭ്രൂക്സുമായി വേർപിരിഞ്ഞതോടെ നെഹ്‌റു theosophical society യിൽ നിന്ന് വിടുതൽ നേടി. british ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജവഹർലാൽ ഉപരി പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി ഇംഗ്ലണ്ടിലെ harrow schoolcambridge trinity college എന്നിവിടങ്ങളിലായിരുന്നു നെഹ്‌റുവിന്റെ സർവ്വകലാശാല വിദ്യാഭ്യാസം trinity college ൽ നിന്നും നെഹ്‌റു ജീവശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി ഈ കാലഘട്ടത്തിൽ ലോക പ്രശസ്തരായ എഴുത്തുകാരുടെ കൃതികളിൽ അദ്ദേഹം ആകൃഷ്ഠനായി ബർണാഡ് ഷാ എച് ഏർ HG വെൽസ് റസ്റ്റട് തുടങ്ങിയവരുടെ രചനകൾ നെഹ്‌റുവിന്റെ ആശയത്തെ കുറിച്ചും സാമ്പത്തികാശ് ശാസ്ത്രങ്ങളെ കുറിച്ചുമുള്ള ചിന്തകളുടെ വിത്തുകൾ പാകി പിന്നീട് രണ്ടുകൊല്ല കാലം ലണ്ടനിൽ ഇന്നത്തെ നിന്നും നിയമപഠനം പൂർത്തിയാക്കിയ നെഹ്‌റു ആയിരത്തി തള്ളായിരത്തി പന്ത്രണ്ട്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 യാത്രകൾ അദ്ദേഹത്തെ പാശ്ചാത്യ സംസ്കാരവുമായി ഏറെ അടുപ്പിച്ചു തികഞ്ഞ പാശ്ചാത്യ ജീവിത രീതികളും ചിന്തകളുമായാണ് ജവാഹർലാൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയത്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 സാമ്പത്തികമായി ഉയർന്ന കുടുംബത്തിൽ നിന്ന് വന്ന കമല നിശബ്ദ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നെഹ്‌റുവിന്റെ ജീവിതത്തിൽ അവർക്ക് യാതൊരു സ്വാധീനവും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം വർഷത്തിൽ അവർക്ക് ഇന്ദിര എന്ന മകൾ ഉണ്ടായി അച്ഛൻ മോത്തിലാൽ നെഹ്‌റു indian national congress ന്റെ president പദവിയിലിരുന്നു കൊണ്ട് indian സ്വതന്ത്ര്യ സമരത്തിന്റെ മുൻ നിരയിൽ നിൽക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്‌റുവും സജീവ രാഷ്ട്രീയത്തിലെത്തുന്നത് ബ്രിട്ടണിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ നെഹ്‌റുവിന് താല്പര്യം തോന്നിത്തുടങ്ങിയിരുന്നു ബ്രിട്ടണിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നയുടൻ തൻ തന്നെ പാട്നയിൽ വച്ച് നടന്ന congress ന്റെ ഒരു സമ്മേളനമായ നെഹ്‌റു പങ്കെടുത്തിരുന്നെങ്കിലും english സംസാരിക്കുന്ന ഒരു പാ കൂട്ടം സമ്പന്നർ എന്ന് മാത്രമേ അദ്ദേഹത്തിനെ ആ സമ്മേളനത്തിൽ വിളിച്ചു വിലയിരുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ അക്കാലഘട്ടത്തിൽ congress ന്റെ നേത്രത്വം മുഴുവൻ സമ്പന്നരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒന്നാം ലോക മഹാ യുദ്ധത്തിൽ സമ്മ്‌ ഏർ സംമിത്ര വികാരങ്ങളോടെയാണ് നെഹ്‌റു നോക്കികണ്ടത് അദ്ദേഹത്തെ കുറിച്ചുള്ള ജീവിത ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഫ്രാൻസിന്റെ സംസ്കാരത്തെ ഏറെ സ്നേഹിച്ചിരുന്ന നെഹ്‌റുവിന് ആ രാജ്യത്തിന്റെ പതനം വേദനയുണ്ടാക്കിയതായി ജീവചരിത്രകാരനായ മോറിസ് അബയ അഭിപ്രായപ്പെടുന്നു ലോകമഹായുദ്ധ കാലത്ത് നെഹ്‌റു വിവിധ ജീവകാരുണ്യ സംഘടനകൾക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം ചെയ്തിരുന്നു british സർക്കാർ കൊണ്ടുവന്ന censorship നിയമങ്ങൾക്കെതിരെ നെഹ്‌റു ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഏതാണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ് നെഹ്‌റു സമുലമായ രാഷ്ട്രീയക്കാഴ്ചകളുമായിട്ടുള്ള ഒരു നേതാവായി ഉയർന്നു വന്നത് ഗോപാലകൃഷ്ണൻ ശ് ഗോലശാലയുടെ നേത്രത്വത്തിലായിരുന്നു അന്ത് അന്ന് ഈ indian രാഷ്ട്രീയം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 മോത്തിലാൽ നെഹ്‌റു മകനെ ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ചെവികൊള്ളാതെ സ്വയം ഭരണം വിഭാവനം ചെയ്തിരുന്ന കോങ്കോ പ്രസ്ഥാനത്തിനോടൊപ്പം ചേരാനാണ് നെഹ്‌റു തീരുമാനിച്ചത്.

അഹ് hello

ഏർ അന്റ പേര് സൂര്യ. ഏർ എന്റെ പേര്

ആഹ് ഇത് surname ന്റെ കൂടെയാന്നോ അതോ without surname

പേര് സൂര്യപ്രദാപ. ആചാര്യ എന്റെ surname അ മനസിലായോ? പക്ഷെ എൻ്റെ stage name സൂരിയ സൂരി. പയ്യനാ okay ഏർ എന്റ്റെ voice വരുന്നുണ്ടോ അവിടെ? ആ വരുന്നുണ്ട് okay okay okay ഏർ അപ്പോ താങ്കൾടെ പേരെന്തുവാ? ജോലിൻ. ജോലിൻ സബീദ്

ഓ okay അപ്പൊ ഏർ ഭോപ്പാലില് ന്തോ ചെയ്യുആന്ന് ചാ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 ആ ആഹ് പഠിത്തമൊക്കെ ഒത്തിരി ഒത്തിരിയൊത്തിരിയ് cheated ആയിട്ട് പോവുവാ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

ആഹ് ഒത്തിരി രണ്ടു മൂന്നു preboards ആയി പക്ഷെ എനിക്ക് ഇപ്പോഴും ഒത്തിരി doubts ആ every topic ലും

പ്പോ ഏർ ന്തോതിനാ കിട്ടീന്ന് വെച്ചാ ഏർ ന്തുവാ ന്ന വിശ്യം എന്ന് ഏത് subject ആ ഇഷ്ടവല്ലാതെ? എനിക്ക്‌ bio ഒത്തിരി ഇഷ്ടാ പഷ് ഏർ അത്കൊണ്ട് ആഹ് biology അത്കൊണ്ട് എനിക്ക് എന്റെ parents ഏർ ന്തുവാ nursing ചെയ്യാനായിട്ട്, പക്ഷെ എനിക്ക് physics പക്ഷെ അത് ജ്യൂലിക്ക് ഇഷ്ട്ടല്ലേ biology biology ഇഷ്ട്ട പക്ഷെ physics chemistry ഇഷ്ട്ടില്ലല്ലേ ആ ഞാൻ ഇതുകൊണ്ടല്ലെ ഞാൻ pcm ഉം പിന്നെ നമ്മടെ എന്ത പറയുന്നേ biology ഏത് subject ആ എനിക്ക് അറിയത്തില്ല നമ്മുടെ twelfth eleventh നാത്ത് വരുന്നത്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 ക്ക് ആഹ് അഹ് ന്തോ എന്തു

പക്ഷെ എനിക്ക് chemistry ഇഷ്ട്ടവ പക്ഷെ അതിനത്തു maths ഉണ്ട് എനിക്ക് biology ഇഷ്ട്ടല്ലാ maths ഇഷ്ട്ടല്ല പക്ഷേ എനിക്ക് chemistry ഉം physics ഉം ഇഷ്ട്ടുണ്ട് പക്ഷെ നമ്മള് പറയുന്നേ എന്തുആ ഈ ഞാൻ ഏതെങ്കിലും topic എടുത്ത എനിക്ക് ഈ രണ്ട്‌ subject ഉം കിട്ടും എന്ന് വെച്ച biology അല്ലെങ്കി maths

അപ്പൊ ചെയ്യുആ. നോക്കാം ഇനി result വരുമ്പോ തന്നെ ഏർ finalized subject എടുക്കും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

അപ്പോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അതോ ചുമ്മാ പോയി പോയ്അങ്ങ് ഇരികുവോ എന്നുവെച്ച ഒന്നും അറിയത്തില്ല എന്തെക്കിലും എഴുതിയിട്ട് വരും അങ്ങനെ എല്ലാ പഠിച്ചിട്ടുണ്ട് ഞാൻ നല്ല പോലെ പഠിച്ചിട്ടുണ്ട് ആ being sounth indian family will like ഇത് ഒരു ഒത്തിരി headache ആ

എന്തെന്ത്? ഒത്തിരി pressure ആ family

ആ ആഹ് മ്‌ചം ഞാൻ എന്റെ tenth നാത്ത് എന്ന വെച്ച ഞാൻ tenth എന്റെ exam കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ian എന്ന് വെച്ച ഞാൻ decide ചെയ്തെനിക്ക് ian ആയാമതി അപ്പോ ഞാൻ പറഞ് വീട്ട്കാർടെ അടുത്ത്എനിക്ക് commerce മതിഎനിക്ക് commerce എടുത്ത എനിക്ക് ഒരു കൊഴപ്പുല്ലാ commerce എടുത്ത് കഴിഞ്ഞ ഞാൻ college നത് എന്തെകിലും sound engineering ന്റെ അല്ലെങ്കിൽ mass communication എടുക്കും അച്ഛൻ വീട്ട്കാർക്ക് അത് മനസ്സിലാവതില്ല എന്ന് വെചാത് ഒരു career ഇതാന്ന് വെച്ച ഒരു black part ആ അതിനാത് ആർക്കും കാണാൻ പറ്റത്തില്ല future families എല്ലാ പ്രാവിശ്യം ഇങ്ങന പറയും law ചെയ്യല്ലെങ്കിൽ nursing ചെയ്യല്ലെങ്കിൽ എന്ന് വെച്ചാ വീട്ട്കാർടെ അടുത്ത് miltary, police അല്ലെങ്കിൽ doctor ഏർ അല്ലെങ്കി ഗവ ഏതെങ്കിലും government job ഏതെങ്കിലും കൂറ goverment job എന്റെ ഏർ എന്റെ ചേച്ചി ഇപ്പൊ engineering ചെയ്യൂആ

പക്ഷെ അവള് എനിക്ക് cash ഒത്തിരി എന്തോ important ആ അതുകൊണ്ട് ഞാൻ engineering ചെയ്യൂആ ഓ ഓ. പക്ഷെ ഞാൻ പറയുന്നു cash നാട്ടു important നമ്മുടെ self satisfaction ആ main എന്ന് വെച്ചാ ഇപ്പൊ വിചാരിച്ചോ നീ ഒരു fifty fifty thousand per month ന്റെ ഒരു salary ചെയ്യ് ഒരു job ചെയ്‌തോണ്ടേ ഇരിക്കു ആ പക്ഷെ അതിനാകത്ത് നിങ്ങൾക്ക് സുഗുല്ല. ഉം okay എന്ന് വെച്ചാ ഏർ അതിനാഥ്‌ എന്ന് വെച്ച ഒരു മനസ്സ് വരുന്നില്ല അത് ചെയ്യാൻ വേണ്ടി പക്ഷെ പിന്നേം ചെയ്യുവാ എന്ന് വെച്ച job ന് വേണ്ടി മാത്രം. പക്ഷെ നീ ഏർ നിന്റെ account നാത്തുആ amount credit വാരത്തില്ലേ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 ചെയ്തോണ്ടിരിക്കുവാ ഇപ്പൊ present നാതുന്ന് വെച്ചാ അപ്പോ ഞങ്ങൾ ഒരു job ചെയ്യാൻ നേരത്തു എന്ത് പറയുന്നേ അതിനത്തെ posting ഉം ഇതും എല്ലാം അതും ഒക്കെ ചെയ്യണം പക്ഷെ അത് എൻ്റെ field അല്ല അത് വേറെ ഒരു field ആ പക്ഷെ പിന്നെയും ചെയ്യണം പൈസ വേണല്ലോ എല്ലാർക്കും പക്ഷെ ആ പൈസ വരാൻ നേരത്ത്‌ അത്ര ഒരു എന്ന് വെച്ച പറയുന്നേ ഒരു മനസ് വരത്തില്ല ഈ എടേയ് ഞാൻ ഇത് അവിടെന്നാ കിട്ടിയത് ഇത് ഇവീടെന്നാ കിട്ടിയത് അങ്ങനെ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

അത് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പോഎന്ന് വെച്ച വിചാരിച്ചോ ഇപ്പോ നീ ഒരു management എടുത്തു okay നമ്മക്ക് managemnt നു വേണ്ടി നീ എന്ത് പറയുന്നേ ഏതെങ്കിലും ഒരു job എടുത്തു അപ്പോ ആ job നാത്തു അത്രേം കിട്ടതില്ല നീ ഇപ്പൊ വിചാരിച്ചോ നീ ചെയ്യുന്ന ഒരു job ഇരുപത്തിനായിരത്തിന്റെ okay two twenty thousand ന്റെ ഒരു job ചെയ്‌തോണ്ടിരിക്കുവാ അതിനാത്ത് നിൻറ്റെ self expensive ഉം പിന്നെ അതിന്റെ നീ സ്വന്തവായിട്ട് education ന്റെ fees ഒക്കെ എടുക്കുവാ ഉം സ്വന്തവയിട്ട് ഉം നീ നിന്റെ salary കൊണ്ട് പക്ഷെ അതിനാത്ത് adjust ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. ആഹ് അപ്പോ അങ്ങനൊരു വിഷയവാ അത്. ആ പിന്നെ എന്ത് വെച്ച ചെയ്യാൻ പറ്റുവോ ഇല്ലയോ അത് നിങ്ങളുടെ പുറത്താ എന്ന് വെച്ചാ എത്ര dedicated ആ താങ്കള് നിങ്ങള്ടെ എന്ന് വെച്ച ഏർ എന്തുപറയുന്നെ. മ്ചം passion ന്റെ പുറത്ത് ആ പിന്നെ വീട്ടുകാരൊക്കെ സുഖാവല്ലേ? ആ ഇപ്പം എന്റെ ചേച്ചിക്ക് dengue ആയിരുന്നു പിന്നെ ഇപ്പം okay ആ അവൾ ഏർ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു എനിക്ക് ഏർ എന്തോ ഒരു പ്രാവശ്യം engineering അവൾടെ ആയാ placement after placement ഞാൻ nursing ചെയ്യുമ്പോ ഞാനും അവളും ഏർ എന്തോ കൂടെ ഒരു bakery തോട് ഏർ തൊടങ്ങും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

അപ്പോ ഞങ്ങൾടെ passion ഉം പിന്നെ കാ എന്തോ money together it will work nah ഓഹ് ഓ അപ്പോ baking ടെ എന്തോ പേര് ഇട്ടേക്കിന്നെ എന്തെകിലും വിചാരിച്ചിട്ടുണ്ടോ

hello

okay okay ഞാൻ പറയുന്നേ bakery ടെ പേര് എന്തുവ വെച്ചേക്കിന്നെ എന്നെച്ച എന്തെങ്കിലും thought ഉണ്ടല്ലോ bakery ടെ name ന്റെ

സെബാസ്റ്റിയൻ cakes ഇവിടെ ഇല്ലാ ഇത് അത് like out india തൊടങ്ങും

ഇത്രേം പൈസ കൊണ്ട് നി വെളിയിൽ പോയിട്ട് എന്ത് നിങ്ങക്ക് അറിയാവോ visa യൊക്കെ എത്ര എടുകുന്ന്? ഇല്ല എനിക്കറിയത്തില്ല ഒരു ticket ന് വേണ്ടി മാത്രാ ഇവിടെ എട്ട് എന്ന് വെച്ച eightk ആ എന്ന് വെച്ചാ നീ എന്റെ friend ഉണ്ട് യൂ എസിന്നാത് ആ അപ്പോ അവൻ യു എസിന്ന് ഇവിടെ വരാൻ നേരത്തു അവന്റെ ticket ന്റെ എന്ന് വെച്ച ഇപ്പൊ ഡിസംബെർ അല്ലെ ഡിസംബർ time വെച്ച ആ ജനുവരി sorry ഇപ്പൊ ജനുവരി time നാത്ത് ഒത്തിരി ആൾക്കാർ ഉണ്ട് ഈ നമ്മടെ ഇന്ത്യയിൽ ഒക്കെ വരുന്നേ okay ഇപ്പോ അതൊരു season പോലെയാ അപ്പോ അതിന്റെ ticket ന്റെ rate ഉം പോലും അങ്ങനെ high ആകും എന്ന് വെച്ച ഇപ്പോ ഒരു ticket ന്റെ rate അറിയാവൊ എന്ന് വെച്ച എന്റെ ഒരു friend പറഞ്ഞതാ അവന്റെ ഒരു ticket എന്നു വെച്ച ഇങ്ങോട്ട് ഇന്ദ്യയിനത്ത് തിരിച്ച് വരാൻ ഒരു ticket ഏർ

ആ sixty K അവന്റെ ticket ന്റെ ഇത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 മനസ്സിലായോ? ആഹ് അപ്പോ അങ്ങനത്തെ ഉള്ളേ അപ്പോ അത് എന്ത് വെച്ച അത് നീ ഏത് എന്ത് പറയുന്നേ ഏർ state ആ choose ചെയ്യുന്നേ അത് അതിന്റെ പൊറത്താ depend ചെയ്യുന്നെങ്കി നീഏത് ഏർ state ആ choose ചെയ്യുന്നേ അത് depend ആകും അപ്പോ അവൻ ഇപ്പോ യു എസ്സിനാത്ത പിന്നെ എന്റെ ഒരു friend ഉം ഉണ്ട് അത് അവൻ ജമൈക്കയില ജമൈക്കൻ ആ ജമൈക്കൻ friend ആ അത് ഉം അവനും ഒരു എന്താ പറയുന്നേ പന്ത്രണ്ട് പതിനഞ്ച് ന്റെ ticket ആ കിട്ടുന്നെ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

എന്ന് വെച്ച നമ്മളെ train നത്ത് travel ചെയ്താ ഏർ അതിന്റെ ticket ആ three ഏർ മുന്നൂറ്റി നാപ്പത് അങ്ങനെഎന്ന് വെച്ചാ three thuosand four hundred three hundred sorry three hundred fourty rupees അങ്ങനെയാ thousand four hundred train ല ഏർ voice വന്നില്ല എന്താ പറഞ്ഞെ three thousad four hundred train ൽ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

അപ്പോ അത്രയ പക്ഷെ എന്താ പറയുന്നേ നമ്മുടെ ആ travel നെ എന്ന് വെച്ച plane അ നീ plane പോയ എന്ത് പറയുന്നേ ഏർ രണ്ട് മണിക്കൂറത്തെ ഒരു travel ആ പക്ഷെ train നത്തു പോയ അത് ഒമ്പത് ആകും ഒമ്പത് മണിക്കൂർ ഉള്ള travel ആ അത് പിന്നെ train നത്തുള്ള വിഷയം എന്ന് പറയുമ്പോ എന്ന് വെച്ച അവിടെത്തുള്ള train ഉം ഒത്തിരി കുറവാ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

ഏർ അതിന്റെ fees

ഇപ്പോ നീവിചാരിച്ചോ എത്ര കൊടുക്കണ്ടവിടെ എന്ന് വെച്ചവിടെ താമസിൻ നേരത്തു നിന്റെ food എന്തോ പറയുന്നേ നിന്റെ food ഇപ്പോ വിചാരിച്ചോ ഒരു five bucks ന്റെ ആയിരിക്കും അത് നിന്റെ ഇന്ത്യൻ rupees നത്തത് എന്തോ പറയുന്നേ നമ്മുടെ six hundred അങ്ങനെ പോവും പിന്നെ നിന്റെ hotel stay പിന്ന അവിടെ നിൻ നിൻ നിനിക്ക് എന്ന് വെച്ച നമ്മടെ rent നാത്ത് നമ്മുടെ shop ഉണ്ടല്ലോ ഉം അങ്ങനത്തെ കൊറേ സംഗതിയൊക്കെ നോക്കണം അപ്പൊ അത് ഒത്തിരി ഇതാ എന്താ പറയുന്നേ

അവിടെ part time job ഒക്കെ ചെയ്യുമ്പോ എന്തോ ഒരു ലക്ഷം minimum salary കിട്ടും

per month അവിടെ അത് ഏർ ഒത്തിരി അതാണല്ലോ

ആ കൊറവാ പക്ഷെ ഇവിടെ അത് ഏർ okay അ അത് ഇവിടുത്തെ വേണ്ടി okay ആ നീ പറയുന്നേ എന്ന് വെച്ചാൽ നിനക്ക് വെളിയിൽ പോയി business ചെയ്യണം ആ പക്ഷെ അതിന് വേണ്ടി നിന്റെ base ഇവിടല്ലേ എന്ന് വെച്ച ഇപ്പോ വിചാരിച്ചോ നീ അവിടെ വെളിയിൽ പോയി ഉം okay ഉം വെളിയിൽ പോയി നീ എല്ലാം ഇത് business ആ ഇതിനത്തു നമുക്ക് sure ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇത് successfull ആവോ ഇല്ലയോ ഇപ്പം നിനക്ക് first ആയിട്ട് ഇൻഡ്യയിനത്ത് അങ്ങനെ establish ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ suggest ചെയ്യുന്നെങ്കി നീ വെളിയിൽ പോയാമതി എന്നുവെച്ച വെളിയിൽ പോയിട്ട് first of all എന്ന കാര്യം അറിയാവോ ഇപ്പോ വെളിയിൽ നിന്നെ ആരും അറിയത്തില് ആഹ് first second thing നിനക്ക് എന്ത് വെച്ച financially എന്തെങ്കിലും issue ആയാ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല

ആ okay third thing നിനക്ക് എപ്പോ വിചാരിച്ചോ ആഹ് ഞാൻ എന്റെ യു എസ്സിനത്തെ friend അവ അവൻ ഇപ്പം part time job ചെയ്യുആ ഒരു shop നാത്ത് എന്ന് വെച്ചാ അത് late night shop ആ എന്നുവെച്ചു അവിടത്തെ ഒരു പത്രണ്ട് മണി തൊട്ട് രാവിലത്തെ ഏർ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

ആ അപ്പോ ആ സംഗതി തന്നെ എന്നുവെച്ച അങ്ങനത്തെ ഉള്ള face ചെയ്യണം പിന്നെ third thing fourth thing ഏതാന്നവെച്ചാ travelling ഒക്കെ ഒത്തിരി ആവും എന്തെച്ച നിങ്ങക്ക് deal ചെയ്യാൻ വേണ്ടിയും എന്ന് വെച്ച അവിടെ നിങ്ങക്ക് തപ്പണം ഇവിടെ ഇവിടെ ആണെങ്കി എന്ന് വെച്ച നിനക്ക് ഏർ നിന്റെ friends ഓ അല്ലെങ്കിൽ നിന്റെ കൂടെ അങ്ങനെ നോക്കി നിനക്ക് എവിടെങ്കിലും കിട്ടും easily ആയിട്ട് പക്ഷെ അപ്പൊ നിന്നെ ആരും അറിയത്തില്ല നീ ആരെയാ contact ചെയ്യുന്നേ അവിടെ പോയിട്ട് അത് depends ചെയ്യും ഞാൻ എനിക് ഏർ എന്റെ ഒത്തിരി എന്തുവ relatives വെളിയിലാ അപ്പോ എനിക്ക് വേണ്ടി ഏർ അത് point ല് എനിക്ക് easy യാ നിക്ക് ഇവിടെ south indian realatives ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ എന്ന് വെചാ

എന്റെ കൂടെ അതൊക്കെ ആയിട്ടുണ്ട് ഒത്തിരി പ്രാവിശ്യം voice വരുന്നില്ല